കാക്കയും പൊന്നും കളിയുമായും ഈ കളിക്ക് സമാനതകളുണ്ട്. തൊട്ടുകളികള്‍. അച്ചുകളി, ലാഹിക്കളി, ഷോഡിക്കളി, കല്ലു ഷോഡിക്കളി, ഉപ്പുഷോഡിക്കളി തുടങ്ങിയവയാണ് പ്രധാന നാടന്‍ തൊട്ടുകളികള്‍. പ്രധാനമായും ആണ്‍കുട്ടികളുടെ വിനോദമാണിത്. കുഴിപ്പന്തുകളി. കൊല്ലം, കൊട്ടാരക്കര എന്നിവിടങ്ങളില്‍ പ്രചാരത്തിലുള്ള ഒരു വിനോദം. ഒരു കയര്‍ കുറ്റിയില്‍കെട്ടി അതിന്‍റെ തൊ~

കയറിന്‍റെ അറ്റം പിരിച്ച കുട്ടി തൂപ്പു വീശിക്കൊണ്ട് വട്ടത്തില്‍ കറങ്ങുന്നുണ്ടാവും. തൂപ്പുകൊണ്ടുള്ള അടിയേല്‍ക്കാതെ, പന്തുകള്‍ തട്ടിത്തെറിപ്പിച്ച് കൈക്കലാക്കണം. വലയത്തിനുള്ളില്‍ വച്ച് ആര്‍ക്കെങ്കിലും അടി കിട്ടിയാല്‍ ആ കുട്ടി പന്തും വള്ളിയും കൈയേല്‍ക്കണം. കുറ്റിയുടെ ചുവട്ടില്‍ ഒരു പന്ത് മാത്രമേ പന്തൊന്നുമില്ലാതെയോ വന്നാല്‍ നേരത്തെ നിശ്ചയിച്ച അമ്മച്ചിപ്ളാവ് മരത്തില്‍ തൊടുന്നതുവരെ പന്തുമായി പിന്തുടര്‍ന്ന് എറിയും. ആളുകളുടെ എണ്ണത്തിനാനുപാതികമായി പന്തുകളുടെ എണ്ണം കൂട്ടാം. ഞാനെണ്ണ-നീയണ്ണ. നാലു കുട്ടികള്‍ അടുത്തടുത്ത് നിന്ന് നടത്തുന്ന എണ്ണല്‍ കളിയാണിത്. തൊടുകളി, മൈനാസ് കളി എന്നീ പേരുകളിലും ഈ കളി അറിയപ്പെടുന്നു. അക്കുത്തിക്കുത്താന എന്ന കളിയും ഈ കളിയോട് സാമ്യമുള്ളതാണ്. നുള്ളിക്കളി. ഒരു കുട്ടിയുടെ കൈപ്പടത്തിന്‍റെ പുറവടിക്ക് മറ്റൊരു കുട്ടി നുള്ളിപ്പിരിച്ച്, പാട്ടുപാടിക്കൊണ്ട് കൈപ്പടം വട്ടത്തില്‍ ഇളക്കുന്ന ഒരുതരം കളിയാണിത്. മധ്യകേരളത്തില്‍ ഉറുസ് കളിയെന്നും ഈ കളിയറിയപ്പെടുന്നു. കോട്ടിക്കളി. കോട്ടി ഉപയോഗിച്ചുള്ള ഒരു വിനോദം. ഉദ്ദേശ്യം ഓരോ meter ഇടവിട്ട് തുല്യഅകലത്തില്‍ മൂന്ന് ചെറിയ കുഴികള്‍ കുഴിക്കുന്നു. ആദ്യ കുഴിയില്‍ നിന്നും രണ്ടാമത്തേതിലേക്കും, അവിടെനിന്ന് മൂന്നാമത്തേതിലേക്കും, അവിടെ നിന്നും തിരിച്ചും ഒന്‍പത് പ്രാവശ്യം കോട്ടി കുഴിയില്‍ വീഴ്ത്തണം. വീഴ്ത്താന്‍ കഴിഞ്ഞില്ലെങ്കില്‍ അവന് കളി നഷ്ടപ്പെടും. പിന്നെ അടുത്ത കുട്ടിയുടെ ഊഴമാണ്. ഇങ്ങനെ കളിക്കുമ്പോള്‍ മറ്റുള്ളവരുടെ കോട്ടികള്‍ അടുത്തെങ്ങാനും ഉണ്ടെങ്കില്‍ അവയെ അടിച്ച് അകലേക്കു തെറിപ്പിക്കാറുണ്ട്. കോട്ടികളിക്ക് നിരവധി പ്രാദേശിക വകഭേദങ്ങളുമുണ്ട്. കശുവണ്ടി കളി. കശുവണ്ടി ഉപയോഗിച്ചുള്ള ഒരു വിനോദം. കളിയില്‍ പങ്കെടുക്കുന്നവരെല്ലാം ഓരോ കശുവണ്ടി വീതമെടുക്കണം. അവയെല്ലാം ചേര്‍ത്ത് ആദ്യം ഒരു കുട്ടി മുന്നിലേക്കു നീട്ടിയെറിയും മറ്റ് കളിക്കാര്‍ നിര്‍ദേശിക്കുന്ന അണ്ടിക്ക് മറ്റൊരു അണ്ടികൊണ്ട് എറിഞ്ഞ് കൊള്ളിച്ചാല്‍ ആ അണ്ടികള്‍ മുഴുവന്‍ ആ കുട്ടിക്കു ലഭിക്കും. ഏറ്റുക്കൊണ്ടില്ലെങ്കില്‍ മറ്റൊരു കുട്ടിയുടെ ഊഴമായിരിക്കും. അണ്‍~

അവയെ അകലെ തെറിച്ച ഒരു ഈര്‍ക്കിലെടുത്ത്, മേല്‍ക്കുമേല്‍ വീണ് കിടക്കുന്ന ഈക്കിലുകള്‍ ഓരോന്നായി മറ്റുള്ളവ ചലിക്കാതെ നീക്കുകയാണ് വേണ്ടത് ചെണ്ടടിച്ചുകളി. വളരെ പഴക്കംചെന്ന ഒരു നാടന്‍ വിനോദമാണിത്. ചെറിയ പന്ത് തുടര്‍ച്ചയായി അടിച്ച് കളിക്കുന്നതാണ് ചെണ്ടടിച്ചു കളി. പന്തിന്‍റെ ചലനഗതിക്കനുസരിച്ച്, കളിക്കുന്നവരും നില്ക്കേണ്ടിവരും. കളിക്കുന്നതിനിടയില്‍ ഇടയ്ക്കിടെ വളരെ വേഗത്തില്‍ വട്ടം കറക്കുകയും വേണം. നിശ്ചിത തവണ പന്തടിച്ചു കഴിഞ്ഞാലാണ് വട്ടം കറങ്ങുക. പമ്പരക്കളി. സ്ത്രീകളുടെയും ട്ടികളുടെയും പ്രധാന വിനോദങ്ങളിലൊന്നായിരുന്നു പഴയകാലത്തിത്. എറിഞ്ഞുകളിയെന്നോ കറക്കിക്കളിയെന്നോ ഇതിനെ വിശേഷിപ്പിക്കാം. പമ്പരക്കുത്ത് എന്നും കളിക്ക് പേരുണ്ട്. ഒളിച്ചു കളി. കുട്ടികളുടെ ഒരു വിനോദമാണിത്. കളിക്കാനുള്ള കുട്ടികള്‍ രണ്ട് വിഭാഗമായി തിരിഞ്ഞ്, ഒരു വിഭാഗം ഇരുട്ടുള്ള സ്ഥലത്തോ, വാതിലിനടിയിലോ, മച്ചിന്‍പുറത്തോ, മരമുകളിലോ ഒളിച്ചിരിക്കും. മറുവിഭാഗം ഇവരെ കണ്ടുപിടിക്കുന്നതാണ് കളി. കണ്ണാമ്പൊത്ത് കളി. ഒരുതരം ഒളിച്ചുകളിതന്നെയാണിത്. ഒരു കുട്ടി കണ്ണ് കെട്ടി ഒരിടത്തു നില്ക്കും. മറ്റുള്ളവര്‍ പലയിടങ്ങളിലായി ഒളിച്ചിരിക്കും. കണ്ണ് കെട്ടിയ കുട്ടി മറ്റുള്ളവരുടെ ശബ്ദം കേട്ട് അവരെ കണ്ടുപിടിക്കുന്ന കളിയാണിത്. ഉത്തര കേരളത്തില്‍ ഏറെ പ്രചാരത്തിലുള്ള പൂഴികളി കണ്ണാമ്പൊത്ത് കളിയുടെ ഒരു വകഭേദമാണ്. ചട്ടിയടിച്ചുകളിയും ഇതു പോലൊരു വിനോദം തന്നെയാണ്. പൂന്തിട്ടു കളി. ഒരുതരം പൂഴിക്കളി തന്നെയാണിത്. കളിക്കാരില്‍ ഒരു കുട്ടിയൊഴികെ ബാക്കിയുള്ളവരെല്ലാം അകലെ ഒളിച്ചിരിക്കണം.

ഇത്തരം കളികളില്‍ കൂടുതലായും പെണ്‍കുട്ടികളാണ് ഏര്‍പ്പെടുന്നത്. കല്ലുകളികള്‍. ബുദ്ധിവികാസത്തിനകത്തുന്ന നാടന്‍ വിനോദങ്ങളാണ് കല്ലുകളികള്‍.

സ്ത്രീ-പുരുഷ ഭേദമോ പ്രായഭേദമോ ഇല്ലാതെ എല്ലാവരും ഏര്‍പ്പെടുന്ന ഒരു ഗ്രാമീണ വിനോദമാണ് കല്ലുകളികള്‍.

അല്ല നേരത്തെ ഒരു ഭയങ്കര ഒരു ലെ ഭയങ്കര noise ഉണ്ടായി എന്താ മനസ്സിലായില്ല ഇപ്പോ okay ആണോ solve

ഇപ്പോ ആഹ് നമ്മളിപ്പോ ഇപ്പോ നാട്ടില് ഒരാളോട് ചോദിക്കാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നതാ പഠിക്കുന്നത് എന്താ അത് കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവരും ജോലിനെ ഏർ depend ചെയ്തുകൊണ്ട് നിക്ക ഒരു entrepreneur എന്നുള്ള രീതിയിൽ ആരും think ചെയ്യുന്നില്ല കാരണം നമ്മൾ society അങ്ങനെയാണ് build up ചെയ്തു വന്നത് ല്ലെ ഒരാളുടെ under ല് work ചെയ്യാനുള്ള അതില് അപ്പൊ നമ്മള് ചെറുപ്പത്തിലേ തന്നെ അതായത്ൽ school കാലത്തു പഠിക്കുമ്പോൾ തന്നെ എന്താ entrepreneurship അതേപോലെതന്നെ ഏർ എങ്ങനെ ഒരാൾക്ക് communicate ചെയ്യാ ഏർ പൈസനെക്കുറിച്ച് ഏർ രു ഇപ്പോ ഏർ ഏർ ഒരു പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രം അല്ല അതിനൊക്കെ ഒരു discipline ഉണ്ട് അത് പഠിപ്പിക്കാ അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ എന്തായാലും madatory subject ആക്കി എടുക്കണം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

ഹിന്ദി അത് ഇത് വേണം ആവശ്യത്തിന് വേണം അതിലെ majority നമുക്ക് ഒരു ഒരു optional subject ആക്കി എടുക്കണം reference subject ആക്കിയിട്ട് mandatory ആയിട്ട് എത്രത്തോളംണ്ട് അറിയ്യോ ല്ലേ കാരണം ഏർ എന്താ പറയാ ഏർ അധികം ആൾക്കാർക്കും അധികല്ല ഇവിടുത്തെ system അതാണ്. അത് എല്ലാവർക്കും ഒരു theoretical experience ഏ practical approach ആരിക്കും കിട്ടുന്നില്ല ഇവര്ഇ തിനെപ്പറ്റി അറിയ ഏർ ഏർ പഠനം കഴിഞ്ഞ ഒരു corperate ലേക്ക് step in ചെയ്യുമ്പോളാണ് അതിന്റെ importance മനസ്സിലാകുന്നത്

അല്ലേ അപ്പൊ ഇത്രത്തോളം ആഹ് പിന്നെ അപ്പോഴാണ് അവര് തിരിച്ചറിയുന്നത് ഒരു ഏർ ഇതിലേക്ക് join ചെയ്യു ഓ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ പഠിച്ചത് മായി യാതൊരു ബന്ധവുമില്ല ഇവർക്ക് വേണ്ടത് മെ ഒരു ഇപ്പൊ ഒരു ഇപ്പൊ ഐ ബി എം എന്നുള്ളത് സ്ഥാപനത്തിലെ ഇപ്പൊ ഒരു opening ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ അവര് maximum ചോദിക്കാ degree certificate ഉണ്ടോന്ന് ചോദിക്കുന്നത് നമ്മൾ എന്ത് പഠിച്ചു എന്നല്ല പക്ഷേ നമ്മൾ പഠിച്ച പോയ യാതൊരു ബന്ധവുമില്ലാ നമ്മളെ profile ല് right yea പിന്നെ അവിടെ കേറി കഴിഞ്ഞാലേക്കും okay ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ inter personal skill പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലുള്ള അവസ്ഥ കേരളത്തിലെ അവസ്ഥ അപ്പൊ പുറത്ത് പഠിച്ചതാണെങ്കി okay അധികാൾക്കാരും പുറത്തുപോകുന്നത് ഏർ എന്താ പറയാ അവരെ communication impove ചെയ്യാൻ വേണ്ടിയിട്ടാണ്

പിന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളും അഹ് ഒരു രീതിയിൽ ഇതൊക്കെ completely മാറും

നമ്മളിപ്പോൾ നാട്ടിലിപ്പോൾ അധികം വെല്യ വെല്യ companies ഒക്കെ ഇല്ലാത്തതന്നെ ഇപ്പൊ cyber park ല് നോക്കിയപ്പോൾ പത്നാപ്പത്തിയാറു companies ഒക്കെ ഉണ്ട് അതിലിപ്പം majority start ups ആണ് രണ്ടോ മൂന്നോ company ഒക്കെ ഉള്ളൂ നല്ല companies പക്ഷെ ഒരു യു എസ് based company എന്തുകൊണ്ട് ഇവിടെ നാട്ടിലില്ലാത്തത് പേടിയാണ് അതായത് ഹർത്താൽ കാര്യങ്ങൾ അത് right അപ്പൊ company പോരാ അവരിക്ക് ഒരു ഇതുണ്ടാക്കണ്ടേ പിന്ന അത്കൊണ്ടാണ് മറ്റുള്ള state ലേക്ക് കൊടുക്കുന്നത് പിന്നാണെങ്കില് എങ്ങനെ പോയി നാട്ടിലെ എത്ര വല്യ info park ലും cyber park ലും work ചെയ്തതാലും ഒരു പരിധി ഉണ്ട് നമ്മുടെ communication improve ആവണെങ്കിൽ ഇപ്പം ബാംഗ്ളൂരിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഒരോട്ടോക്കാരാനുവരെ അറിയ multiple language തെലുങ്കു അറിയ ഹിന്ദി ഹിന്ദിയെന്തായാലും അറിയാൻ പാറ്റും ല്ലേ ശെരിക്ക്മ ബാംഗ്ലൂരില് ഏർ ആക്കിയെടുത്ത അവിടെത്തെ നാട്ടുകാര് അല്ല. അല്ലാ അവിടുത്തെ പുറമെ ഉള്ള ആൽക്കാരാ നമ്മളടക്കം malayalies ഇണ്ട് north indians ഇൻഡ് ആ ബാംഗ്ളൂരിനെ ആ ഒരു city ആക്കി എടുത്തത് പൊറമെ ഉള്ള ആൾക്കാരാ അല്ലാണ്ട് അവിടെത്തെ locals അല്ല അങ്ങാത്തൊരു culture ആ build up ചെയ്തത്

എന്താ പറയുഅ ആ ഒരു course qualified ആയിട്ട് വരുന്ന ആൾക്കാർക്കുപോലും proper ആയിട്ട് communicte ചെയ്യാനോ പഠിച്ച കാര്യങ്ങൾ പറയാം ന്ന അല്ലാതെ ഏർ അത് എങ്ങനെ experience ചെയ്യണം ന്നോ എങ്ങന ചെയ്യണം ന്നോ കൊടുത്താൽ എങ്ങനെ ചെയുന്നുണ്ട്ന്ന് ആർക്കും അറിയുന്നില്ല കാരണം അവരിക്ക ആ ഒരു work experience വരുന്നില്ല internship provide അതൊക്കെ അവരെക്കൊണ്ട് പണി എടുപ്പിക്കാം ന്ന അല്ലാതെ അത് കിട്ടൂന്നത് കൊടുക്കുന്നതു പക്ഷെ അവരിക്ക് നല്ല productive ആളുകളെടുത്തിന്ന് എന്തും കിട്ടുന്നുണ്ടാവും

qualified ആണെങ്കിൽ ആ ഒരു ഏർ market standard salary ഇണ്ടാവും അത് accept ചെയ്യാ അല്ലാണ്ട് interns ക്കെ പറയുമ്പോ internship actually അതിന്റെ ഏർ യഥാർത്ഥ ഇത് ന്നു പറഞ്ഞിട്ട്ണ്ടെങ്കില് പഠിച്ചുംകൊണ്ടിക്കുന്ന ആള്ക്കാര് അവരിക്കുള്ളതാ അല്ലാതെ degree കഴിഞ്ഞ passout ആയി interns പറഞ്ഞ സംഭവമില്ല അവരിക്ക് അതിന്റ ഇന്റെ അഭിപ്രായത്തിൽ അയിന്റെ advantages എടുക്കുന്നത് കൊറേ മലയാളി companies ആ നാട്ടിൽ ഇഷ്ടംപോലെ ഇണ്ട് എനിക്കറിയുന്ന ഏകദേശം ഒരുപാട് പേര് internship

പിന്നേ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പൊ cyber park ലള്ളേ നമ്മള് cyber park ആവുമ്പൊ അപ്പൊ കേറി അതിലേക്ക് ചാടും interns ന് internship opportunity degree qualified ആവണം അങ്ങനൊരു സംഭവില്ല

basic level salary start ചെയ്യുംകാരണം ഞാൻ അതിൽ തീരെ യോജിക്കുന്നില്ല internship ന്നു പറയുന്ന സംഭവം പഠിച്ചും കൊണ്ട് നിക്കുന്ന കുട്ടികൾക്ക് ഒരു exposure വേണ്ടീട്ട അല്ലാണ്ട് പഠിപ്പ് കഴിഞ്ഞ ആൾക്കർക്കല്ല പക്ഷെ പോയി പോയിരിക്കുമ്പോ ഏർ ഇപ്പൊ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

അത് ബാക്കി എല്ലാ facility ഉം കൊടുക്കും saturday sunday off ഉം off ന്റെ അല്ല ഞാൻ പറഞ്ഞെ മൊത്തത്തിലെ കൊണ്ടും അതുമാണ്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

അപ്പം ഒരു പിന്നെ നമ്മളെ ഉള്ളിന്ന് ആ interest വേണംന്നാണോ കാരണം ഒരു financial benefit ആഗ്രഹിക്കാതെ നമ്മുക്ക് initiative ചെയ്തിട്ടന്ടെങ്ങിൽ അതൊരു നമ്മളെ society നെ help ചെയ്യുന്നതിന് തുല്യണ്

എന്തിനും അതിനൊരു വല്യ changes കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവര് through fallen good ഹും അതിപ്പോ actually ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ നമ്മളെകൊണ്ട് പറ്റുന്ന രീതീയിൽ ഇപ്പോ നമ്മളെ കഴിഞ്ഞാൽ morning one hour ആയിരിക്കും studytime ന്നു പറഞ്ഞ ഒരിത് കൊണ്ട് . അത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിച്ച് അതിന്റെ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

nine to ten only ten to eleven ലിൽ ഒരു ഒരു പഠിക്കാൻ വേണ്ടീട്ട് ഒരു confident ന് വേണ്ടി staff നെ നിർത്തി എന്നിട്ട് ഇപ്പൊ ആണോ എന്ത് എടുത്താലും ഉള്ളിൽ പോയിട്ട് അയിനൊക്കെ ഒരുപാട് procedures ഇണ്ടാവുല്ലോ

അപ്പൊ നമ്മൾ ഏർ ഇപ്പം അല്ലതെ നമ്മടെ അവർക്ക് ഒരു personal growth ഇല്ലാത്ത രീതിയിൽ വെറും work മാത്രം കൊടുക്കുന്ന കൊടുത്തിട്ട് ഒരു കാര്യോം ഇല്ല see എന്റെ case പറഞ്ഞെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ degree കഴിഞ്ഞ ശേഷം degree ഇപ്പോം two thousand five ല കഴിഞ്ഞത് അപ്പൊ അയിനുശേഷം ഇപ്പൊ ഹിന്ദി പഠിക്കാൻ വേണ്ടിറ്റ് എന്ത് ചെയ്യുംന്ന് ഉള്ളത്തിലാണ് എനിക്ക് മറ്റേ ബാംഗ്ലൂർ tcs ല് കൊറേ struggle ച്യ്തിട്ടിണ്ടായിരുന്നു TCS ല് പണി കിട്ടിയത് പക്ഷെ അഹ് ഒരു company യാണ്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 ഇണ്ടായിരുന്നു അപ്പം എത്രയോ നല്ല നല്ല companies പുറത്തുണ്ട് പക്ഷ ഏർ നാട്ടിൽ തന്നെ നിൽക്കണ്ടന്നല്ല ഞാൻ പറഞ്ഞത് നാട്ടിലെ നമ്മുടെ വലിയ വലിയൊരു changes നമ്മൾ കൊണ്ടുവരണം നമ്മളായിട്ട് initiative ചെയ്യണം ഓരോ വ്യക്തിയും right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

അവരിതെമായിരി ഒരു project റ്റു ആയിട്ട് ഉം school കളിലൊക്കെ artificial intelligence അങ്ങനെ ഏർ യുഎ ഇ ക്ക് technologies ഉം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് yes yes direct cost ഉം കൊടുക്കുന്നത്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

എന്റെ ഒരു friend ആയിലൊരു ഏർ എന്തപ്പറയ ഒരു franchise എടുക്കാൻ വേണ്ടീട് എന്റെടുത്തു ഒരു അഭിപ്രായം ചോയിച്ചിട്ടുണ്ടായിരുന്നു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

പക്ഷെ നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും ഇപ്പൊ ഏർ എന്താ പറയുക ഏർ എങ്ങനെയൊക്കെ എത്ര ഏത് level ഉം educational system മാറ്റിയാലും പഠനം കഴിഞ്ഞിട്ട് എന്റെ അഭിപ്രായത്തില് ഒരു അഞ്ചു എട്ട് കൊല്ലമെങ്കിലും ഒരു നല്ലൊരു company യിൽ work ചെയ്തിട്ട് work ചെയ്യാൻ കാരണം നമ്മൾ കൊറേ കാര്യങ്ങൾ പഠിക്കു അവിടന്ന് അതൊക്കെ ഇടപഴകുന്ന രീതി കൊറേ culture പഠിക്കും പിന്നെ നമ്മൾ ഒരു ഏർ certain period ഏർ ഒരു thirty thirty five ന്റെ ഉള്ളിൽ തന്നെ സ്വന്തമായിട്ട് അവനു ആ ഒരു skill വിടരും അവനൊരു നിഷ് skill അവനിക് എന്തായാലും ഇണ്ടാവും അത് തിരിച്ചറിയും എന്തായാലും ആ ഒരു വ്യക്തി എന്നിട് അത് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒന്ന് develop ചെയ്യുക അതെ ഞാൻ അതിനോ ഞാൻ അതാണ് അധികം ആൾക്കാരോടും ഞാനു കുഞ്ഞുങ്ങളോടൊക്കെ പറയാറ് ഒരാള് ഒരു ഇതിലും depend ചെയ്യരുത് കൊറേ കാലം ല്ലേ ഏർ ബാക്കി നമ്മള് try ചെയ്തിട്ട് fail ആണെങ്കിൽ പ്രശ്നല്ല പക്ഷെ try ചെയ്യാണ്ട് നിന്നിട്ട് നമ്മള് കൊറേ കാലം later on ആയിട്ട് ആയിരിക്കും നമ്മള് regret ചെയ്യുക അന്ന് ചെയ്തമതിയായിരുന്ന് ഉള്ളത് അല്ലെ. അപ്പൊ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

അത് എനിക്ക് connection ഉള്ള കൊർച് ഇവിടെ സാദാ schools ഇണ്ട് നമ്മക്ക് ചെറുതിന്നു start ചെയ്യാ കാരണം മനസിലായില്ലേ അവര് ready ആയിരിക്കും കാരണം സംഭവം free session ആണെങ്കിലും കേൾക്കുന്നില്ലേ hello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

ഇതിനൊക്കെ ഒരുപാട് procedures ഇണ്ടാവൂലെ procedures ഒരാവിശ്യമില്ല ഒരാവശ്യമില്ല കാരണം ആഹ് ഏർ ഏർ മറ്റേ head മാഷ് അല്ലെങ്കില് main ഏർ principals ന്റെ approval കിട്ടിയാമതി

yes അത്രേയുള്ളു പിന്നെ ആ ഒരു ഒറ്റ ഒരു school ൽ കിട്ടിട്ടുണ്ടെങ്കിൽ അവര് എന്താകു reference പോവും പിന്നൊരു trust base ലു അവര് മ്മക്ക് തെര ഒന്ന് ഇല്ലല്ലോ നമ്മള് രണ്ടു മണിക്കൂർ മൂന്നു മണിക്കൂർ നമുക്ക് ആ ഒരു time spend ചെയ്യണം actually ആഹ് കുട്ടികൾ അതിൽ invest ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രക്കും നല്ലതല്ലേ ഞമ്മൾക്കും കൊറേ കാര്യങ്ങൾ നമ്മൾക്കറിയുന്ന കൊറേ share ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നല്ലതാ right

അപ്പൊ ഓരോന്ന് one by one ഇപ്പൊ ഒരു ഓരോ field ഓരോ ആള്ക്കാര് subject matter experts ഇണ്ടാവും ഇപ്പൊ ഞാൻ data analytics ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ design field ലായിരിക്കും അപ്പൊ അഹ് field അതിന്റെ importance ഉം കാര്യങ്ങളും ഒക്കെ പറഞ്ഞ മനസിലാക്കി കൊടുക്ക പൊറമെ തന്നെ theoretically പറയരുത് കാരണം theoretical സംഭവമാണ് അവര് പത്തു കൊല്ലായി പഠിക്കുന്നത് അവർക്ക് system വെച്ചും കൊണ്ട് ഞാനൊക്കെ എപ്പോൾ session എടുക്കുമ്പോ ഞാൻ എന്താകും system കൊണ്ടുവരാൻ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒരു system അല്ലെങ്കി ഒരു projector ready ആക്കാൻ വേണ്ടി പറയും എന്നിട്ട് ആ ഒരു practical experience ഇണ്ടല്ലോ അതാണല്ലോ വലുത് അല്ലാണ്ട് അത് കേട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ one way communication ആവരുത് ഒരു interactive ആവണം അവരിക്ക് interest ഇണ്ടാവും okay ഇങ്ങനൊക്കെ അവര് ചെയ്യുമ്പേ ആണ് നമുക്ക് ഒരു practical knowledge കൾ apply ചെയ്യാൻ പറ്റുക കുറച്ചൂടി interesting ആവുക മറ്റ് പക്കാ theoretical ആയിപ്പോകും വെറുതെ motivational എടുത്തിട്ട് ഒരു കാര്യമില്ല motivation class ഇഷ്ടം പോലെ എല്ലാ school ഉം നടത്തിന്നുണ്ട് കൊറേ youtube ലു അത് ചോദ്യം ചെയ്ത പക്ഷെ motivation അല്ല ആൾക്കറിക്ക് വേണ്ടത് എന്താ എന്താണിപ്പോ ഏർ യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നതിനുള്ള correct പറഞ്ഞ് മനസ്സിലാക്കണം അത് തന്നെ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

ഏറ്റവും best govermentCBSE എന്നൊക്കെ പറയുമ്പോൾ CBSE യും goverment ഉം ഇപ്പൊ ചെറിയ ഒരു subject കുറച്ച് in detail ആയിട്ട് പോവുന്നു മാത്രം പക്ഷേ ഏർ educational system എല്ലാം കണക്കെന്നെയാണ് first ഞാൻ എപ്പോഴും goverment കുട്ടികളെ start ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ questions പ്രതീക്ഷിക്കാം കാരണം comparisonCBSE അപേക്ഷിച്ച് subject ല് കുറച്ച് കൊറവായിരിക്കും അവരിക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കുറെ doubt കള് അവര്

അപ്പൊ അതുവെച്ച് നമുക്ക് goverment ന്നു start ചെയ്യാം പിന്നെ നമുക്ക് CBSE ലേക്ക് കടക്കാം ല്ലെ ആദ്യം നമ്മക്ക് ല്ലേ yes അപ്പൊ one by one ഇപ്പൊ പെട്ടന്ന് ആവന്ന് സംഭവല്ല പക്ഷെ ഓരോ വ്യക്തിയും ഇത് ഇങ്ങനെ initiate ചെയ്ത പോകുമ്പോൾ അല്ലേ നമുക്ക് ഒരു community ആണ് buid up create യ്യാം

ആ different level ലെ different expedit നെ ഈ ഒരു community ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു company പക്കാ ന്ത പറയുഅ ഒരു non profit organisation ന്നു ഉള്ളതില് മുന്നോട് പോകാ ഒരു financial benefit ആഗ്രഹിക്കാത്ത രീതിയിൽ അങ്ങനെ നമ്മൾ initiate ചെയ്തിട്ടുണ്ടെങ്കില് മചം എന്താപറയാ അപ്പൊ അതില് financial ഏർ ഇത് ഇല്ലെങ്കിൽ തന്നെ നമ്മക്ക് എന്നാലും ഏർ useful ആണ് നമ്മളെ company ലേക്ക് നല്ല ആഹ് അതെ yes hire ചെയ്യാൻ പറ്റും for example ഇപ്പൊ നിങ്ങൾക് നിങ്ങൾക് ഒരു hire ചെയ്യാൻ പറ്റിയ ഒരു ആ ഇപ്പൊ നിങ്ങക്ക് തന്നെ അവിടെ publish ചെയ്യാൻ പറ്റും placement കൊടുക്കുന്നുണ്ട് suitable ആളെ interview എടുത്ത് അതൊരു option യാലോ അവരിക്കും കൊടുക്കലോ give and take option ചെയ്യലോ

അതെ അതെ അതൊരു task അല്ലെ ആൾക്കാരെ man power നെ കിട്ടാനില്ല ചിലരാണെങ്കിൽ Noukri. com through വലിയൊരു Amount എടുത്തിട്ട് ആൾക്കാരെ ചിലവര് consultancy through പോണത് directly നമ്മളെ hire ചെയ്യാന് ല്ലേ അതൊരു opportunity യാണ് yes correct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 yeah എന്തായിരുന്നു ഇല്ല ഞാൻ ഇങ്ങനെ just ഒന്ന് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നു ഒരു session ലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നിങ്ങളെ ഒന്ന് connect ചെയ്യാനുള്ളതിലെ കൂടാതെ മറ്റേതും just follow up ചെയ്യാം പക്ഷെ ഇതൊന്നു discuss ചെയ്യാംന്ന് വിചാരിച്ചു എന്തായാലും പൊറത്തെല്ലാം പോകുമ്പോ നിങ്ങൾക്ക് എന്തായാലും അത് relate ചെയ്യാൻ പറ്റും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 ല്ലേ ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഏർ marketing field ഇൻഡ് അല്ലെങ്കിൽ sales field ഇണ്ട് അപ്പൊ ഒരു രണ്ട്മൂന്ന് ആൾക്കാരൊക്കെ പോയി approach ചെയ്താ വളരെ interesting ആകും ഒരു package മായി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾക്കിപ്പോ ഒരു എന്തെകിലും പറയാം ഇപ്പൊ ഏതെങ്കിലും ഒരു holiday കു കുട്ടികൾക്കുള്ള രണ്ട് മാസത്തെ ക്ലാസ് അല്ലെങ്കിൽ പത്തുദിവസത്തെ മറ്റേ christmas holiday വരുമ്പോ fully വേണ്ട രണ്ടുദിവസം അതിനായി മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ interesting ആയിരിക്കും even parents ന് വരെ supportive ആയിരിക്കും okay അങ്ങനെ

നമുക്ക് ആ രീതിയിൽ മുന്നോട്ടു workout ചെയ്ത നോക്കാം എന്തായാലും തീർച്ചയായിട്ടും ഞാനൊരു കാര്യം ചെയ്യാം ഏർ ഞാന് മറ്റന്നാൾ എത്തുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് discuss ചെയ്യാം ട്ടോ നമുക്ക് ഒരു plan കൊണ്ട് പോകാം ഒരു project ആയിട്ട് പോവാം തീർച്ചയായിട്ടും approval ചെയ്യും എന്തായാലും ഒരു approval കിട്ടും presentation രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിലേ എനിക്ക് ഭയങ്കര confidence ഉണ്ട് എന്തായാലും approval കിട്ടുമെന്ന് ഉള്ളത്

നിങ്ങളെ interest അറിയാൻ വേണ്ടി just ഒന്ന് connect ചെയ്തുന്നു മാത്രം ങ്ങള് okay ആണെങ്കിൽ നമ്മക്കൊന്നു മുന്നോട് പോകാം ഞാൻ അടുത്താളെ നമ്മക്ക്ക് എടുക്കാം yah

എന്തായാലും thanks connect ചെയ്തതിനു

Hello, നമസ്കാരം. . ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അമ്പത്താറ് കാലത്ത് ഇന്ത്യയിലെ company general general ആയി ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ സാമ്രാജ്യത്തെ വികസന പദ്ധതിയായിരുന്ന ലയന സിദ്ധാന്തം അഥവാ Doctrine of lapse തികഞ്ഞ സാമ്രാജ്യത്ത പക്ഷപാതിയായിരുന്ന ഡല്‍ഹൌസി തുടക്കം മുതൽ ഇന്ത്യ മുഴുവനായും ബ്രിട്ടീഷ് ഭരണത്തിൽ കിഴിൽ കൊണ്ടുവരാനാണ് ശ്രമിച്ചിരുന്നത്. ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടിരുന്നു. എന്നാൽ പ്രഖ്യാപിച്ച അദ്ദേഹം ലക്ഷ്യം വച്ചത് അവശേഷിക്കുന്ന നാട്ടുരാജ്യങ്ങളെയും കൂടി ബ്രിട്ടീഷ് ഇന്ത്യ രാജ്യത്തിന്‍റെ ഭാഗമാക്കുക എന്നതായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉല്പന്നങ്ങളുടെ കയറ്റുമതി വര്‍ദ്ധിപ്പിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നു. അപ്പോഴേക്കും പൂർണമായും വ്യവസായ വല്കരിക്കപ്പെട്ടുകഴിഞ്ഞിരുന്നു. ഇന്ത്യൻ കമ്പോളങ്ങളുടെ നിയന്ത്രണങ്ങള്‍ ആവശ്യമായിരുന്നു. ഡല്‍ഹൌസി നടപ്പിലാക്കിയ ലയന സിദ്ധാന്തം

പകരം പ്രസ്തുത രാജ്യം ബ്രിട്ടീഷ് കമ്പനി രാജ്യത്ത് ലയിക്കും. അവകാശികൾ ഇല്ലാതെ വരുമ്പോൾ ദത്തെടുക്കുകയും അങ്ങനെ ദത്തെടുക്കപ്പെടുന്ന വ്യക്തിക്ക് അധികാരം കൈമാറുകയും ചെയ്യുന്ന രീതി ഇന്ത്യയിൽ രാജ്യകുടുംബങ്ങളിൽ നൂറ്റാണ്ടുകളോളമായി നിലനിൽക്കുന്ന കീഴ്വഴക്കമായിരുന്നു. ഇതാണ് കമ്പനിയുടെ നിലനിൽപ്പിന് ചെയ്തത്. എന്നാൽ goverment ൻറെ അംഗീകാരത്തോടെ ദെത്തെടുത്തവർക്ക് ഈ പ്രമാണം ബോധമുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഇന്നത്തെ കാലത്ത് മൂന്ന് വിഭാഗങ്ങളുള്ള നാട്ട് രാജ്യങ്ങളാണുണ്ടായിരുന്നത്. കമ്പനി government ന്റെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും വിധയമാകാത്ത നാട്ടുരാജ്യങ്ങൾ കമ്പനിയുടെ പരമാധികാരം അംഗീകരിച്ച് അഹ് കമ്പനിക്ക് കപ്പം നൽകുന്ന നാട്ടുരാജ്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ കീഴടക്കുക ഡൽഹൌസിയുടെ ആവശ്യങ്ങളായിരുന്നു. എന്നാൽ കീഴടക്കാൻ പറ്റിയ ഒരു ആവശ്യവും കണ്ടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. യുദ്ധാനന്തരം കമ്പനിയുടെ വിശ്വസ്തനായ സുഹൃത്തും അനുസരണയുള്ള സഹായമായിരുന്നു അവദിലെ നവാബ്. ഒടുവിൽ നവാബിന്റെ ദുർഭരണത്തിൽ അവദിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോഴാണ്. എന്നാൽ മുടന്തൻ ന്യായം പറയാനാണു ഡൽഹൌസി അയിരത്തിയെണ്ണൂറ്റി ആമ്പത്താറിൽ അവത് കൂട്ടിച്ചേർത്തത്. ബ്രിട്ടീഷ് ഉത്പന്നങ്ങൾക്ക് സമർദ്ദമായ ഒരു കമ്പോളമാണ് അവത് എന്ന് യാഥാർത്ഥമായിരുന്നു ഈ പ്രവർത്തിക്ക് കമ്പനിയെ പ്രേരിപ്പിച്ചത്. അസംസ്‌കൃതപരിധി ധാരാളമായി ഉത്പാതിപ്പിച്ചിരുന്ന ഹൈദരാബാദ് നിസാമിൻ്റെ പ്രവർഷിയായ കൂട്ടിച്ചേർക്കാനും ഡൽഹൌസി പറഞ്ഞ ന്യായം പ്രസ്തുത പ്രദേശത്തെ ജനങ്ങളുടെ ദുരിത ജീവിതം തന്നെയായിരുന്നു ശക്തിയാണ് ശെരിയെന്ന് സാമ്രാജ്യ നയ നയനത്തിന്റെ പ്രായോക വൽക്കരണമായിരുന്നു യഥാർത്ഥത്തിൽ ലയന സിദ്ധാന്തം. സാമ്പത്തിക മാറ്റങ്ങൾ. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഏറ്റവും ഒരു സാധാരണ വ്യാപാര കമ്പനി മാത്രമായിരുന്ന ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അടുത്ത നൂറ്റാണ്ടായപ്പോഴേക്കും യഥാർത്ത രാഷ്ട്രീയ ഭരണാധികാരിയായി മാറി. പത്തൊമ്പതാം നൂറ്റാണ്ട് ആദ്യ പകുതിയിൽ ഇന്ത്യ ഉപബോധനത്തിന്റെ ഒട്ടു മുക്കാലും പ്രദേശങ്ങളിൽ കമ്പനിയുടെ അതീനതയിലായി. നേരെത്തെ ബംഗാളിൽ മാത്രം രാഷ്ട്രീയ അധികാരം നിലനിർത്തിയപ്പോഴേക്കും കമ്പനിയുടെ ലക്ഷ്യം പരമാധികാരം സാമ്പത്തിക നേട്ടം കൈവരിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ രാഷ്ട്രീയ ഭരണത്തിന്റെ അടിസ്ഥാനം സാമ്പത്തികമായിരുന്നു. കമ്പനിയുടെ സാമ്പത്തിക നയം അതിന്റെ വ്യാപാര പ്രവർത്തനങ്ങളുടെ വിപുലീകരണമായിരുന്നു. ആയിരത്തിഅറുനൂറ്റി അറുപത് മുതൽ ആയിരത്തിയേഴുന്നൂറ്റി അമ്പത്തിയേഴ് വരെയുള്ള ഇംഗ്ലീഷ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കച്ചോടത്തെ കേന്ത്രീകരിച്ചുള്ളതായിരുന്നു. ഈ കാലത്തെ കമ്പനിയുടെ പ്രവർത്തനം പ്രധാനമായും ഇന്ത്യയിൽ നിന്നും കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വാങ്ങി അവരുടെ ഉയർന്ന വിലക്ക് യൂറോപ്പ്യൻ രാജ്യങ്ങളിൽ വിൽപ്പന നടത്തി. ലാഭം നേടി അവത് കീഴടക്കുക എന്നുള്ളതായിരുന്നു. പുതുതായി ശക്തിപ്രാപിച്ച വ്യാവസായിക ബ്രിട്ടീഷ് ഗവർമെൻ്റിൽ നിർണായക സ്വാധീനം നിലനിർത്തി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ പ്രവർത്തങ്ങൾക്കിടെ ഇടപെടലുകളും നിയന്ത്രണം ഏർപ്പെടുത്താനും അവർ അഹ് government നെ നിർബന്ധിച്ചു. company യുടെ വ്യാപാരകുത്തക അവസാനിപ്പിക്കണമെന്ന് അവര്‍ ആവശ്യപ്പെട്ടു. അവരുടെ താല്പര്യം കച്ചവടത്തിനായിരുന്നില്ല. പകരം ഉത്‌പാദനത്തിനായിരുന്നു. ഇന്ത്യയില്‍ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കള്‍ ലഭ്യമാക്കാനും ഇന്ത്യയില്‍ നിര്‍മ്മിക്കപ്പെടുന്ന വസ്തു വസ്തുക്കള്‍ ഇന്ത്യന്‍ market ഇല്‍ വില്‍ക്കാനും അവര്‍ ലക്ഷ്യം വച്ചു. ലഭ്യമായ കണക്കുകള്‍ പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിനും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിനും ഇടയില്‍ ഇംഗ്ലണ്ടില്‍ നിന്നും പൗര പൗരസ്ത്യ പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെട്ട വസ്ത്രങ്ങളുടെ തോത് എഴുനൂറു മടങ്ങാണ് വര്‍ദ്ധിച്ചത്. ഈ ഒരു വന്‍ വര്‍ദ്ധനയിലും സംതൃപ്തരാവാതെയാണ് english വ്യാപാരികള്‍ പുതിയ രീതികള്‍ സ്വീകരിച്ചു തുടങ്ങിയത്. അവരുടെ വിദേശവ്യാപരങ്ങള്‍ വളർച്ചക്ക് പ്രധാന വിലങ്ങുതടിയായി നില്‍ക്കുന്നത് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണെന്ന് തിരിച്ചരിഞ്ഞതോടെയാണ് അവര്‍ company ക്കെതിരെ തിരിഞ്ഞത്. ഒടുവില്‍ ആയിരത്തി എണ്ണൂറ്റി പതിനേഴില്‍ company യുടെ വ്യാപാരകുത്തക അവസാനിപ്പിക്കുന്നതില്‍ അവര്‍ വിജയിച്ചു. ഇന്ത്യയിലേക്ക്‌ കയറ്റുമതി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉല്പന്നങ്ങള്‍ക്ക് ഏര്‍പ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നില്‍ നീക്കം ചെയ്യപ്പെട്ടു. ഇതിനെ തുടര്‍ന്നു ഇംഗ്ലണ്ടില്‍ നിന്നും ഇന്ത്യയിലേക്ക്‌ യന്ത്രങ്ങളുടെ സഹായത്തോടെ നിര്‍മ്മിക്കപ്പെട്ട വസ്തുക്കളുടെ ഒരു പ്രവാഹം തന്നെയുണ്ടായി.